നന്നായിട്ട് പോകുന്നു പിന്നെ യാത്രകളിൽ ഒക്കെ

ഓഹ് യാത്രയിൽ ആണോ അപ്പൊ നീ വീട്ടിൽ ഇല്ലേ ഞാൻ വീട്ടില് വന്നു കഴിഞ്ഞ മാസം ഞാൻ ജയ്പൂർ വരെ പോയേക്കുവായിരുന്നു

ജയ്പൂര് വിശേഷം എന്ന് പറഞ്ഞാ ഒന്നുമില്ല എല്ലാ വർഷവും പോകുന്നതാണ് അപ്പോ അവിടെ കുറച്ച് എന്റെ ബന്ധുക്കളൊക്കെ അവിടെയുണ്ട് . അപ്പോ ചുമ്മാ സ്ഥലങ്ങളൊക്കെ കാണാലോ എന്ന് കരുതി ചുമ്മാ അങ്ങോട്ടേക്ക് ഒന്ന് പോയതാണ്

ജയ്പൂര് എന്താ പറയുന്നെ അവിടെ ഒരു നമുക്ക് എപ്പോഴും ഒരു എന്താണോര് ഒരു മൊത്തത്തില് നമ്മളൊരു ഡെസ്സേർട് ഏരിയ ആണല്ലോ? മുകളിലൂടെ മണലാണ് ഇപ്പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ അവിടെ ഒരുപാട് ഈ പറഞ്ഞ രീതിയില് കാണാനായിട്ട് ഈ കൊട്ടാരങ്ങളും ഒക്കെയുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ജയ്പ്പൂരുന്ന് ഏകദേശം അഞ്ച് മണിക്കൂറ് ട്രാവല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൽഹിയെത്താം . അത് പോലെ തന്നെ നമുക്ക് ആഗ്ര എത്താം . പിന്നെ ജോധ്പൂര് അങ്ങനെ പല സ്ഥലങ്ങളും ഇതൊക്കെ മുഴുവൻ കൊട്ടാരങ്ങളും ഒക്കെയാണ് ഒരാൾക്ക് കാണാൻ പറ്റിയ എന്താണ് ഒരു സ്പെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ടയിമാണ് അവിടെ ജയ്പൂര് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത് .

അതേലെ അപ്പൊ മനസിലാക്കിയടത്തോളം യാത്രകൾ ചെയ്യാൻ എല്ലാര്ക്കും ഭയങ്കര ഒരുപാട് ഇഷ്ടം ആണാനല്ലേ

എല്ലാ യാത്രയുടെയും ഏഹ് ലക്ഷ്യവും ലക്ഷ്യ സ്ഥാനവും ഒക്കെ വത്യസ്തമാണെങ്കിലും ഓരോ യാത്രയും ഓരോരോ അനുഗ്രഹങ്ങൾ ആണ് അതിൽ നമുക് സംശയം ഒന്നും ഇല്ലലോലെ ഇപ്പോ ഒരുപാട് യാത്രകൾ ചെയ്ത ആൾ എന്ന നിലക് അതിൽ സംശയം ഒന്നും ഇല്ലാലോ ഒരുപാട് യാത്രകളൊന്നും ചെയ്തിട്ടില്ല . എങ്കിലും എന്റെ ഈ യാത്രയുടെ അനുഭവത്തിൽ പറയുകയാണെങ്കില് വളരെ അധികം സന്തോഷമാണ് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് .

പുതിയ ആൾക്കാരെ കാണുന്നു . പുതിയ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നു. ഒരു നാടിന്റെ ഒരു രീതി നമ്മള് പഠിക്കുന്നു . നമ്മള് നമ്മൾ പഠി ച്ച് വളർന്ന ഒരു രീതി ഒന്നും ആയിരിക്കില്ല നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് . അപ്പോ അവരുമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു പാഠം തന്നെയാണ് . അപ്പോ അത് ഒരിക്കലും നമ്മുടെ സമയം യാത്രകളിലൂടെ നമ്മൾ ചെലവാക്കി വെറുതെ കളയുകയല്ല. പക്ഷേ ഒരു ഗുണകരമായി നമ്മള് പഠനത്തിനും സഹായിക്കുകയാണ് , നമ്മുടെ ഒരു ഇംപ്രൂവ്മെന്റിനും എന്തു കൊണ്ടും യാത്രകള് എനിക്ക് വളരെ അധികം ഇഷ്ടം തന്നെ ആണ് . അപ്പോ സത്യദേവ് പറഞ്ഞ വരുന്നത് എന്താണ് വച്ച യാത്ര ചെയ്യുന്നതോട് കൂടി അതിനോടൊപ്പം യാത്രയുടെ പഠനത്തിലും അതിന് ഒരുപാട് നേട്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് ആണല്ലേ

അഹ് ഏതോ ഒരു പണ്ഡിതൻ പറഞ്ഞ ഞാൻ ഓർക്കുന്നു യാത്ര ചെയ്യാത്തവർ കെട്ടികിടക്കുന്ന വെള്ളത്തിലെ മാലിന്യം പോലെ ആണത്രെ അതായത് അപ്പോ യാത്ര ചെയ്യുന്നവർ ഒഴുകുന്ന വെള്ളത്തിൽ ജീവിക്കുന്നവരും ആണ് എല്ലാ മാലിന്യത്തി ഇത്പോലെ തുടച്ച വൃത്തിയാക്കി ഒഴുകികൊണ്ടേ ഇരിക്കും

ഇപ്പൊ നമ്മൾ എന്നും പോവുന്ന വഴി ആണെങ്കിൽ പോലും നമ്മൾ ഓരോരോ ദിവസം പോകുമ്പോ നമുക് അത് ചിലപ്പോ ഭംഗി ആയിട്ട് തോന്നും അല്ലെ ചിലപ്പോ ഒരു കിളിയായിരികം

തീർച്ചയായും തീർച്ചയായും . പൂജ പറഞ്ഞത് പോലെ കെട്ടി കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞ രീതിയില് അതില് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു രീതിയില് പറയാം . ഈ പറഞ്ഞ രീതിയില് നമുക്ക് ആ പറയുന്ന ഒരു സെറൌണ്ടിങ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതിന്റെ വെള്ളത്തിന്റെ ഒഴുക്കും നമുക്ക് മനസ്സിലാകുളളൂ . ഏത് തലത്തിൽ നമുക്ക് പോകാൻ കഴിയും എന്ന് പറ്റുന്നുള്ളൂ . അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ യാത്രകള് ഒരുപാട് നല്ലതാണ് . കാരണം നമ്മള് നമ്മളെ തന്നെ ഒരുമാതിരി എന്താ പറയാ ഉയർത്തി കൊണ്ടുവരികയാണ് നമ്മൾ തന്നെ . നമ്മള് നമ്മുടെ മറ്റുള്ള ഭാഷകള് നമ്മൾ പഠിക്കുന്നു . മറ്റുള്ളവരോട് പെരുമാറാൻ നമ്മള് പഠിക്കുന്നു. മറ്റുള്ളവരുമായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുന്നെ അവരുമായിട്ട് ഒരു സംമ്പർക്കത്തിലൂടെ നമുക്ക് ഈ പറഞ്ഞ രീതിയില് ആ എന്താണ് നമുക്ക് ഒരു ജീവിതത്തില് മാർഗങ്ങൾ അവര് തരുന്നു . അങ്ങനെ ഒരു പാട് നല്ല കാര്യങ്ങള് നമുക്ക് ഈ പറയുന്ന യാത്രകളിലൂടെ പറ്റും . ഏറ്റവും നല്ലതെന്ന് പറയുകയാണെങ്കില് ഈ പറയുന്ന ബസ് ,ട്രെയിൻ യാത്രകൾ നടത്താനായിട്ടാണ് ഞാൻ റെകമന്റ് ചെയ്യത്തുളളു . ആദ്യത്തെ യാത്രകൾ ഒക്കെ ആണെങ്കിൽ ഇത്രയും ദൂരം പോകുകയാണെങ്കിൽ

അപ്പോ സത്യദേവിന് എങ്ങനാ ഒറ്റക് യാത്ര ചെയ്യാൻ ആണോ

എല്ലാവരും ഒരുമിച്ച് കുടുംബത്തോടൊപ്പം അതോ സുഹൃത്തുക്കളോട് ഒപ്പം യാത്ര ചെയ്യാനാണോ ശെരിക്കും പറഞ്ഞ ചില ആൾക്കാരെ ഉണ്ടാവും ഒറ്റക് കുറച്ച് സമയം നാമ്മളുടേതായിട്ട് കുറച്ച സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട്

ഒഴിവ് വേലകൾ ആനന്ദകരമാക്ക അങ്ങനെ ഒക്കെ

ചില ആളുകൾക്കു വീട്ടുകാരോട് ഒപ്പം പോവാൻ ആയിരിക്കും താല്പര്യം പല പല രീതികളിൽ ഉള്ള ആൾക്കാര് ചിലവർക് എല്ലാം ഇഷ്ടമുണ്ടാവും സത്യദേവിയക്ക് ഏത് തരാം യാത്രകലോടാണ് താല്പര്യം

പക്ഷേ അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് യാത്രകളാണ് ഒന്ന് പ്രഥമമായി പറയുകയാണെങ്കിൽ ഈ യാത്രകളാണ് എനിക്കിഷ്ടം . അപ്പോ ആരുടെ കൂടെ പോകുന്നു എന്നതിൽ അവിടെ ഒരു പ്രസക്തി ഇല്ല . പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കില് ആ ഒറ്റയ്ക്ക് പോകുന്ന യാത്രകള് എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് . അത് പോലെ തന്നെ വീട്ടുകാരോടപ്പവും ഫ്രെൻഡ്സ് ന്റെ ഒപ്പം പോകുന്ന യാത്രകളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് . പക്ഷേ നമ്മൾ ഇവരുടെ കൂടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവരുടെയും കൂടെ സമയത്തിനനുസരിച്ച് ആയിരിക്കും നമുക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റുളളു . നമുക്ക് ഒരു വഴിയരികിൽ നമ്മൾ ഒരു ഈ പറഞ്ഞ ഒരു മരം കണ്ടു .ആ മരത്തിന്റെ അടുത്ത് പോയിട്ട് നമുക്ക ആ മരത്തെ ഒന്ന് പോയി നിരീക്ഷിക്കണം ആ അതിന്റെ പഴമൊക്കെ ഒന്ന് പറിക്കണമെന്ന് ഒക്കെ വിചാരിക്കുമ്പോഴായിരിക്കും അപ്പോ കൂടെ വന്ന ആൾക്കാർക്ക് പെട്ടന്ന് വീട്ടില് പോകണം ,പെട്ടന്ന് ലോഡ്ജിൽ പോകണം അല്ലെങ്കിൽ പെട്ടെന്ന് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു നമുക്കാ നമ്മളുടെ കണ്ട ഒരു അനുഭവത്തെ നമുക്കതിനെ ഒരു എന്താണ് പറയണേ അടുത്ത് പോയി നമുക്കത് നിരീക്ഷിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോ ചില സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് പോകുന്നത് വളരെ നല്ലതാണ്.പക്ഷേ രണ്ടാമതായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വീടുകാരോടൊപ്പം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൂടെ പോകുമ്പോഴും എന്ന് പറയുമ്പോൾ അതൊരു ഫാമിലി ട്രിപ്പ് ആണ്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് പോയി അതിൽ നിന്നും ഒരു ആനന്ദം കണ്ടെത്തുകയാണ് . അവിടെ പഠനം എന്ന് കൂടുതൽ പറയുന്നതിനെക്കാൾ കൂടുതൽ നന്നായിട്ട് പറയുന്നത് ആനന്ദം എന്ന് മാത്രമേ പറയാൻ പറ്റുളളു. ആ യാത്ര ഒരുമിച്ചുള്ള ഒരു ആനന്ദം കിട്ടുന്നു .

ഒരു പെൺകുട്ടി ആയത്കൊണ്ട് തന്നെ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ തന്നെ

പോവാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ ഒരുപാട് ഘടകങ്ങൾ ഒക്കെ ഉണ്ട് അത്കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് യാത്രകൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് യാത്ര ചെയ്തവരുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്

ഇപ്പോ ഒരുപാട് എനിക്ക് ഇഷ്ടമാണ് ഇതിനെ പാറ്റി സംസാരിക്കാനും കേൾക്കാനും ഒരുപാട് ഇഷ്ടമാണ് എന്നെങ്കിലും ഒരിക്കെ

എനിക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉള്ളത് എന്താണ് വച്ചാല്

ഇപ്പൊ ജയ്‌പൂർ ഒക്കെ പോയന്ന് പറഞ്ഞല്ലോ അപ്പോ അത് ഇന്ത്യക്ക് ഉള്ളിൽ ആണല്ലോ ഇന്ത്യക്ക് ഉള്ളിൽ ഉള്ള സ്ഥലങ്ങളിൽ ഒക്കെ പോവാൻ ആണോ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ പോവാൻ കാരണം ഞാൻ പറയുന്നത് എന്താണ് വച്ച നമ്മൾ ചില ആൾക്കര് ഉണ്ടാവും ഇപ്പോ അവരുടെ സംസ്കാരങ്ങൾ ഇഷ്ടപ്പെടുന്നത് ലെ ഇപ്പൊ ഇന്ത്യൻ കേരളത്തിൽ താമസിച്ചത് കൊണ്ട്

അവിടത്തെ സംസ്കാരത്തെ ഇഷ്ടപെടുന്ന ആൾ ഇണ്ടാവും അതോ അങ്ങനെ ഉള്ള ആളാണോ അതോ രണ്ടു സംസ്കാരം എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അതിനെ പാറ്റി അറിയാൻ എനിക്ക് താല്പര്യം ഉണ്ട് അങ്ങനെ ഉള്ള ഒരാളാണോ എന്താണ് സക്കറിയ എങ്ങനെയാ ഒരു വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷേ അതിന് ഒരു ഉത്തരമായിട്ട് പറയുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആകുമോ എന്ന് എന്നിക്കറിയത്തില്ല. ഇതില് രണ്ടു മൂന്ന് കാര്യങ്ങള്

ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് നമ്മൾ സംസാരിക്കല്ലേ എനിക്ക്

പറഞ്ഞ തര ഇതിപ്പോ കമ്പ്ലീറ്റ് അവോന്ന് വച്ച ഇതൊരു ആഹ്ഹ അതേ .ഞാൻ അതാണ് ഉദ്ദേശിച്ചത് . ഞാൻ പറയുന്നത് എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ , ഒന്ന് എനിക്കെന്റെ നാടിനെ വളരെ അധികം ഇഷ്ടമാണ് . നമ്മുടെ നാട്ടിലെ ഓരോ സംസ്കാരങ്ങളും , ഈ പറഞ്ഞ രീതിയില് നമ്മുടെ നാട്ടില് മാവേലിക്കര എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അമ്പലങ്ങൾ ഒക്കെ അവിടെ കാണാൻ സാധിക്കും നമുക്ക് മാവേലിക്കര. അപ്പോ അത്പോലെ തന്നെ ഈ പറയുന്ന കേരളത്തില് വിട്ടു വരുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ആൾക്കാരും പല വിശ്വാസികളും നമുക്ക് കാണാൻ പറ്റും ആ കേരളത്തില് ആചരിച്ച് വരുന്ന ഒരു രീതി ആയിരിക്കില്ല നമ്മള് നോർത്തിലേക്ക് നോർത്തേൺ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മള് കാണുന്നത്.പക്ഷേ നമ്മള് കാണുന്നതല്ലാതെ നമ്മള് ഇന്ത്യ ക്ക് പുറത്തുപോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ എന്നാണ് പറയുന്നെ ചില സ്ഥലങ്ങളിൽ മഞ്ഞു വീഴുന്ന സ്ഥലങ്ങളുണ്ട്

പിന്നെ എനിക്ക് പൂജയോട് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജ ഈ അടുത്തിടെയൊന്നും യാത്രകളൊന്നും ചെയ്തില്ലേ ഇതുപോലൊന്നും ? ഏഹ്ഹ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ പഠനം പൂർത്തിയായിരിക്കുന്ന ഈ സമയം അത്കൊണ്ട് തന്നെ ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ ഒപ്പം ഇടുക്കി വരെ പോയതായിരുന്നു അപ്പൊ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്

ശെരിക്കും പറഞ്ഞ ഒരുപാട് സന്തോഷിച്ചു ശെരിക്കും ഇതുപോലെ ഉള്ള മല

ഏഹ്ഹ്ത എന്താ പറയാ തണുപ്പ് ഇതൊക്കെ ഞാൻ ആദ്യായിട്ട് ആയിരുന്നു അനുഭവിക്കുന്നത് ഒരുപാട് നല്ല യാത്ര ആയിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷിച്ചു പിന്നെ ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊപ്പം ആണ് യാത്ര ചെയ്തത്

രണ്ടു ദിവസമാണ് പോയതെങ്കിൽ പോലും അത് തന്ന അനുഭവവും ഓർമകളും ഒക്കെ ഒരുപാട് നല്ലതാണ്

ജോലി ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ എന്നെകൊണ്ട് പറ്റുന്നത് ഞാൻ ശ്രമിക്കും യാത്രകൾ ചെയ്യാൻ ശ്രമിക്കും നമുക് ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതിയിൽ

എന്താ പറയാ നമുക് നമ്മുടെ മനസിന് ഒരു സമാധാനം അതൊക്കെ വയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ യാത്രകൾ ഒരുപാട് ഇപ്പൊ ഇത്രയും കാലം ഏഹ്ഹ് ഈ എക്സമും അത്പോലെ നമ്മുടെ പഠിത്തം ഒക്കെ കഴിഞ്ഞ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര പോയപ്പോ എനിക്ക് എന്റെ മനസിന് അത് ഒരുപാട് ഒരു എന്താ പറയാ.. ഒരു സമാധാനം ആയിരുന്നു അപ്പൊ നമ്മൾ ജോലിയിലോട്ട് പോവുമ്പോഴും നമ്മുടെ മനസിന്

ഞാൻ അതിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഒരു യാത്ര പോവാ അതിപ്പോ ആരുടെ കൂടെ ആണെങ്കിലും ഒറ്റക് യാത്ര പോവാൻ പറ്റോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷെ കൂട്ടുകാരോടൊപ്പമോ

കുടുംബത്തോടൊപ്പമോ ഒക്കെ നമ്മൾ യാത്ര പോവാ

ഞാൻ പോയത് ഇടുക്കിയിലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തണുപ്പൊക്കെ നമ്മുടെ ഈ സ്ഥലത്തു ഞാൻ ജീവിക്കുന്നത് ഇവിടെ ആലപ്പുഴ ആണ് ഇവിടെ ചൂടൊക്കെയാ അപ്പൊ എനിക്ക് അവിടെ പോയപ്പോ നല്ല തണുപ്പൊക്കെ ആയിട്ട്

വളരെ വത്യസ്തനായ അനുഭവം ആയിരുന്നു എനിക്ക് ഇങ്ങനെ മഞ്ഞു കൂടിയ സ്ഥലത്തൊക്കെ പോവൻ ഒരുപാട് ഇഷ്ടമാണ് മ് നമുക്ക് പറ്റും എന്നെലോക്കെ നമുക്ക് പറ്റും

അപ്പോ പൂജയ്ക്ക് നേരത്തെ ചോദിച്ചപ്പോൾ പൂജ എന്നോട് ചോദിച്ച ഒരു നമ്മള് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മള് പറഞ്ഞതായിരുന്നു. പൂജയ്ക്ക് അങ്ങനെ പോകാനുള്ള സാഹചര്യംങ്ങൾ കിട്ടാറില്ല എന്ന് . എന്നാ അങ്ങനെ സാഹചര്യം കിട്ടാനില്ല എന്ന് പറയാൻ കാരണം

ഉറപ്പായിട്ടും സാമ്പത്തിക പ്രശ്നം ഉണ്ട് കാരണം നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു പെൺകുട്ടി ആയതിന്റെ ഒരു പരിമിതി ഉണ്ട്

ലെ ഞങ്ങൾ കൂട്ടുകാരായിട്ട് രണ്ടു കാരണങ്ങളിപ്പോൾ വിമെൺ എംപോവര്മെന്റ എന്ന് പറഞ്ഞ കാലഘട്ടമാനല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ സ്ത്രീയായി പോയതിൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതില് ഒരർഥവും ഞാൻ കാണുന്നില്ല . ഇപ്പള് അത്പോലെ തന്നെ പിന്നെ സാമ്പത്തികം എന്ന് നമ്മള് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ കെ എസ് ആർ ടി സി തന്നെ ഇപ്പോൾ യാത്രകൾ വച്ചിട്ടുണ്ട് . കെട്ടിട്ടുണ്ടാകില്ലേ പൂജ ? കേട്ടിട്ടുണ്ടോ?

നമ്മൾ അങ്ങനെ ആണ് നമ്മൾ പോയത് ഞങ്ങളും

അതുവഴി തന്നെ ആണ് നമ്മൾ റോഡുമാർഗം ആണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മൾ അങ്ങനെ ആണ് പോയതും ആ കെ എസ് ആർ ടി സി ബസ് വഴിയാണോ പോയത് ?

ഞങ്ങൾ അങ്ങനാണ് പോയത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമുക് ഇങ്ങനെ സംസാരിക്കുമ്പോ നമുക് ഒരുപാട്

സാമ്പത്തികം മാത്രമല്ല നമുക് പരിമിതികൾ ഒരുപാടിണ്ട്

നമ്മുടെ താമസ സൗകര്യം നോക്കണം നമുക്ക് എല്ലായിടത്തും പോയി താമസിക്കാൻ ഒന്നും പറ്റില്ല നമുക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തു മാത്രമേ പോയിട്ട് താമസിക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക്

ഒരു ദിവസം നമ്മൾ അവിടെ താമസിക്കണമെങ്കിൽ നമുക് പറ്റുന്ന ആൾകാർ ആയിട്ടു മാത്രമേ നമുക് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ അല്ലെ

അതുകൊണ്ടൊക്കെ തന്നെ ആണ് ഈ യാത്ര ചെയ്യാൻ പറ്റാത്തതും ഒരുപാട് ആഗ്രഹം ഉണ്ട് യാത്ര ചെയ്യണമെന്ന് ഒക്കെ പക്ഷെ അതുകൊണ്ടൊക്കെ ആണ് യാത്ര ചെയ്യാൻ പറ്റാത്തതും അഹ് ഇത് ഞാൻ ഇതിലൊക്കെ മാറ്റം വരുമൊന്ന് നമുക്ക് നോകാം

അതേ ഇനിയിപ്പോ അടുത്തിടെ ആയിട്ട് അടൂ ഇപ്പൊ നമ്മൾ നോക്കണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിമാര് എല്ലാരും യാത്രകൾ ചെയ്യുന്നുണ്ടല്ലേ അവരൊക്കെ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് തലയൊക്കെ പോകച്ചിരുന്ന് കേരളം ഒക്കെ ഇങ്ങനെ ഭരിച്ച് നന്നാക്കുന്നതിന്റെ എടേൽ അവർ ഒരു സമാധാനത്തിന് വേണ്ടി ഇന്ത്യക്ക് പുറത്തു ഒക്കെ യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ട് ഉണ്ട് അപ്പോ അതുപോലെ

ഈ യാത്ര ചെയ്യാൻ വെണ്ടിയിട്ട് ഉള്ള ഒരവധി ശെരിക്കും എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്കും കൊടുക്കണമല്ലേ

അല്ലെ അതൊരു ഞാൻ വിചാരിക്കുന്നത് എല്ലാവര്ക്കും കൊടുക്കണം എല്ലാവര്ക്കും ഒരു സമാധാനത്തിനും ഒരു സന്തോഷത്തിനും വേണ്ടീട്ട് എല്ലാ ആൾക്കാർക്കും

കൊടുക്കും നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ അപ്പൊ യാത്രകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലോ കുറഞ്ഞത് മാസത്തിൽ ഒരിക്കൽ ഒക്കെ കുറവാണ് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ ഒക്കെ ഒരു അവധി ഈ ശനിയും ഞായറും അല്ലാതെ ഉള്ള ഒരു അവധി കൊടുക്കണം അതൊരു

എന്താ പറയാ വിശ്രമിക്കാൻ അവർക്കു പറ്റുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും അത് വളരെ അധികം സത്യമാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ രീതിയില് എന്താണ് പറയാ നമുക്കിപ്പോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കില് നമുക്ക് സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടു മാസത്തെ അവധി കിട്ടുമായിരുന്നു. അപ്പോ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിനയുസ് ആയിട്ട് വർക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോ

ഒരു വർക്കഹോളിക്കായിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്കവസാനം ഒരു എന്താ പറഞ്ഞാന്നേ തലച്ചോറിങ്ങനെ പറയുന്നെ നമുക്ക് ഒരു ഭ്രമം വരുന്ന രീതിയിലേക്ക് ആയി പോകുക. അതുകൊണ്ട് ഈ പറയുന്ന രീതിയില് നമുക്ക് അവധി ഏതെങ്കിലും ഒരു കുറച്ച് നാളത്തേ ഒരു പതിനഞ്ച് ദിവസം തന്നെ നമുക്കിപ്പോ എല്ലാരും കൂടെ തീരുമാനിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ വളരെ നല്ല അനുഭവം ആയിരിക്കും. എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഉള്ള ഒരു അവസരവും കിട്ടും

ആ കുടുംബസമേതം യാത്ര ചെയ്യാനുള്ള അവസരവും കിട്ടും .

ആർക്കും തന്നെ ചിലവഴിക്കാൻ സമയം കുറവാണല്ലേ

അതേ ഇതിലേക്ക് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്ക എന്ന് പറഞ്ഞ അത് ഈ യാത്രകൾ മാത്രം ആയിരിക്കും എല്ലാ ദിവസവും ഒരു മാസത്തിൽ മുഴുവൻ ദിവസവും ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്ക ചിലപ്പോ അവർ ജോലി കഴിഞ്ഞു വരുമ്പോ വീടുകളിൽ കുട്ടികൾ ഒക്കെ ഉണ്ടേൽ അവര് ഉറങ്ങാ

ഇങ്ങനെ ചിലവഴിക്കാനും അവരോടൊക്കെ സംസാരിക്കാനും അവരുടെ കാര്യങ്ങളെ പറ്റിയിട്ട് ഒക്കെ അറിയാനും

ഉപകാരപ്പെടുന്നതാണ് ഈ യാത്രകൾ അപ്പൊ മാസത്തിൽ ഒരിക്കലെങ്കിലും കുറഞ്ഞതാണ് മാസത്തിൽ

ഏഹ്ഹ് അത് വളരെ ഉപകാരം ആയിരിക്കും എല്ലാ കുടുംബങ്ങൾക്കും അല്ലെ അതേ തീർച്ചയായും തീർച്ചയായും . പൂജ ഈ അടുത്തിടെ ഏതെങ്കിലും യാത്രകൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ? എനിയിപ്പോൾ

തീരുമാനിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഐഡി ആണ് പോയിട്ടുള്ളത് ഇനി ഇപ്പൊ എൻറോൾമെൻറ് സമയം ഒക്കെ ആയത്കൊണ്ട് തന്നെ ഇനി ഇപ്പൊ നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട സമയം ഒക്കെ ആയി ഇവിടെ തിരക്കായിരിക്കും എന്നാലും ഞാൻ ശ്രെമിക്കാറുണ്ട്

കുറച്ചും കൂടെ ഒക്കെ സമയം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്

ആലോചിക്കണം പോവണം കുറച്ചൊക്കെ മനസിന് ഒരു സമാധാനം ഒക്കെ ആയിട്ട് നല്ലൊരു തുടക്കം ആയിട്ട് നമുക്ക് ജോലിൽ പോവാം ആലോചിക്കണം പിന്നെ നെ ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ ഇതിനെ പാട്ടി ആലോചിച്ചേ ശെരിക്കും എന്റെ മനസ്സിൽ ഇല്ലായിരുന്നു ഈ അടുത്ത

പോണമെന്ന് ഒക്കെ നീ ഇപ്പോ പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു ശെരിയാ പോണം എവിടെങ്കിലും ഒക്കെ പോയി ഒന്ന് സമാധാനം ആയിട്ടൊക്കെ ഇരുന്ന് നമ്മുടെ മനസ്സിനെ ഒക്കെ ഒന്ന് ശാന്തമാക്കി ഒരു നല്ല ഒരു തുടക്ക ഒക്കെ ആയിട്ട് നമുക് ജോലിൽ പൊവലെ തീർച്ചയായും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ പറയുന്ന രീതിയില് യാത്രകൾ ചെയ്യുക എന്ന ഉദ്ദേശം നമ്മള് മറ്റൊരു സംസ്ഥാനത്തിലേക്കൊ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് മാത്രമല്ല യാത്ര. ഈ പറയുന്ന രീതിയില് നമ്മള് ജോലി സ്ഥലത്തേക്ക് പൂജ പോകുകയാണെങ്കിലും അവിടന്നൊരു സകൂട്ടറില് യാത്ര ചെയ്യുമ്പോൾ അതൊരു യാത്രയാണ്. ആ യാത്രകളിലും പല ആൾക്കാരെ നമ്മള് പരിചയമില്ലാത്തവരെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോ നമ്മുടെ ഈ പറഞ്ഞ രീതിയില് ജോലി സംബന്ധമായിട്ട് നമ്മൾ പ്രെഷറിൽ ആണെങ്കിൽ എവിടെ യാത്ര പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു സമാധാനം കിട്ടത്തില്ല.

തലയിൽ വച്ചോണ്ടാണ് പൂജ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയില് അതിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ പറ്റിയാൽ മാത്രമാണ് ,യാത്രകളും ഈ പറയുന്ന രീതിയില് വിജയകരമായി മാറുകയുള്ളു. അതെ അതെ അതിനോട് തീർച്ചയായും ഞാൻ യോജിക്കുന്നുണ്ട് കാരണം യാത്രകൾ എന്ന പറയുമ്പോ നമ്മൾ കേരളത്തിന് പുറത്തോട്ട് ഇന്ത്യക്ക് പുറത്തോട്ടത് പോകുന്നത് അല്ലാലോ ഞാൻ ദിവസവും ഞാൻ എന്റെ വീട്ടിലോട്ട് പോകുമ്പോഴും ഞാൻ എറണാകുളത്താണ് താമസിച്ചേ അപ്പൊ അവിടെ നിന്ന് ഞാൻ എന്റെ വീട്ടിലോട്ട് വരുമ്പോ അഹ് ഒരു യാത്ര അതൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിച്ച വരാറ് ദിവസവും കാണുന്ന അല്ലെങ്കിൽ മാസം തോറും കാണുന്ന വഴികൾ ഒക്കെ തന്നെയാ അല്ലെങ്കിൽ പോലും കാണുന്ന കാഴ്ചകൾക് ഒരുപാട് വത്യാസം ഉണ്ട് കാണുന്ന ആൾക്കാര് കാണുന്ന കാഴ്ചകൾ

പിന്നെന്താ മഴ വെയിൽ അതൊക്കെ ഒരുപാട് വത്യാസം ഉള്ളതാ അതൊക്കെ ആസ്വദിക്കാറുണ്ട് എന്റെ വീട്ടിലോട്ട് വരുമ്പോഴും ഓരോ പ്രാവശ്യം വീട്ടിലോട്ട് വരുമ്പോഴും പുതിയ അനുഭവം തന്നെയാ ആ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോ അതൊക്കെ ഞാൻ ആസ്വദിക്കാറുണ്ട്

ഇപ്പോ ചെറിയ ഒരു അവസയതിന് പോവാൻ പോലും അത് യാത്രയാണ് അപ്പോ നമ്മ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എവിടെ പോവുന്നു എന്നതിലല്ല നമ്മൾ ഓരോ യാത്രയെയും നമ്മൾ ഏത് രീതിയിൽ കാണുന്നു ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മൾ അമേരിക്കയിൽ പോകുന്നത് മാത്രം അല്ലല്ലോ യാത്ര ശെരിക്കും പറഞ്ഞ അങ്ങനെ ഒക്കെ ഓർത്തു സമാധാനിക്ക ലെ ഞാൻ

അതിനൊപ്പം നമ്മുടെ എന്താണ് പറയുന്നെ പ്രായം കഴിയുമ്പോ തോറും നമുക്ക് ഉള്ള ആരോഗ്യവും കുറഞ്ഞ് കുറഞ്ഞാണ് വരുന്നത് . അതിന് മുമ്പായി ഓരോ യാത്രകളും

ഏറ്റവും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ , മാതാപിതാക്കൾക്ക് മക്കളുടെ ഒപ്പം ട്രാവെൽ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ളവരാണ് . ഫാമിലി ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് . ഒരു പക്ഷേ അവർക്കത് സാധിക്കാറില്ല . അപ്പോ അത് കൊണ്ടും . അവർ ഈ പറഞ്ഞ രീതിയില് ചിലപ്പോൾ എന്നും ഈ സ്കൂട്ടർ എടുതോണ്ട് സ്ഥലത്തേക്ക് ഒന്നും പോകുന്നവരായിരിക്കില്ല . മറ്റ്

അപ്പോ അതേ ഉള്ളു. അപ്പോ ഏതായാലും യാത്രകള് വളരെ അധികം നല്ലതാണ് . യാത്രകള് ചെയ്യാ . നമുക്ക് എനിയും യാത്രകള്

അതെ അതെ ഞാൻ എനിക്കും വീട്ടുകാരുടെ ഒപ്പം യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് പറ്റുന്ന രീതിയിൽ ഒക്കെ ഞാൻ ഇപ്പോ ഞാൻ മിക്ക ഞാൻ അല്ലെങ്കിലുംഎന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ പോയാലും എന്റെ അച്ഛന്റേം അമ്മേടേം അണിയന്റേം അമ്മുമ്മേടേം ഒക്കെ കൂടെ ആൺ പോകുന്നെ അതിപ്പോഒരു അമ്പലത്തിൽ ആയിക്കോട്ടെ എവിടെ പോയാലും അവരുടെ കൂടെ ആണ് പോവാ അത്കൊണ്ട് തന്നെ എന്റെ യാത്രകൾ

അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ കൂടുതലും എന്താ പറയാ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞ അവരുടെ കൂടെ ഇരിക്കുമ്പോ

കുറച്ചും കൂടെ ഇതാവും കുറച്ചും കൂടെ എന്താ പറയാ

കാരണം നമ്മൾ ഇനി ഒരുപാട് നാൾ നമ്മളൊന്നും വീട്ടിൽ ഉണ്ടാവില്ലലോ

ഞാൻ ഒരു എന്റേതായിട്ടുള്ള രീതിൽ ജീവിക്കാൻ തുടങ്ങുമ്പോ ഞാൻ കൂടുതലും

നമുക് സ്വന്തായിട്ട് ജീവിക്കാൻ പ്റ്റുന്ന ഒരു കാലത് നമ്മൾ അവരെ സന്തോഷിപ്പികക്കാൻ നോക്ക അപ്പോ അതിന് വേണ്ടിട്ട് ആണ്

ഒരുപാട് സന്തോഷം ശെരിക്കും പറഞ്ഞ നിന്നോട് സംസാരിച്ചതിൽ കാരണം

നീ പറഞ്ഞത് വച്ചിട്ട് എനിക്കിപ്പോ ഒരു യാത്ര ചെയ്യാൻ വേണ്ടിട്ട് തോന്നുണ്ട് നിന്റെ നെ ജയ്‌പൂർ പോയ കഥ ഓക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒരുപാട് സന്തോഷം നിന്നോട് സംസാരിച്ചതില് ഓകെ പൂജ . വളരെ അധികം സന്തോഷം . ഞാൻ വിളിച്ചതിലും വളരെ സന്തോഷം